KTurtleലെ പ്രോഗ്രാമിംഗ് നെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത്എപ്രകാരം KTurtleൽ ഒരു പ്രോഗ്രാം എഴുതാം യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാൻ വേരിയബിൾസ് ഉപയോഗിക്കാം ക്യാൻവാസിൽ പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് commandഉപയോഗിക്കാം വാക്കുകൾ കമെന്റ് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം നിങ്ങൾക്ക് ക്ടർട്ടിൽ ൽ അടിസ്ഥാന പ്രവൃത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക തുടങ്ങുന്നതിന് മുൻപായി ക്ടർട്ടിൽ നെ കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാം ക്യാൻവാസിൽ കാണിക്കുന്നTurtle നെ spriteഎന്ന് വിളിക്കുന്നു സ്ക്രീനിൽ ചലിക്കുന്ന ഒരു ചെറിയ ഇമേജ് ആണ് spriteഉദാഹരണമായി കർസർ സ്പ്രൈറ്റ്ഹൈഡ് കമാന്റ് turtleനെ ക്യാൻവാസിൽ നിന്ന് മറയ്ക്കുന്നു spriteshowകമാൻഡ് ടർട്ടിൽ വീണ്ടും കാണിക്കുന്നു clearകമാൻഡ് ക്യാൻവാസിലെ എല്ലാ drawingsഉം മായിക്കുന്നു KTurtleൽ സൈൻ variablesനെ സൂചിപ്പിക്കുന്നു

enter സൈൻ അതിന് ശേഷമുള്ള വാക്യത്തെ കമന്റ് ചെയ്യുന്നു അതായത് പ്രോഗ്രാം റണ് ചെയ്യുമ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല റിസെറ്റ് റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
എന്റർ പ്രസ് ചെയ്യുക i ആസ്ക് ഡബിൾ quotesനുള്ളിൽ enter a നംബർ ഫോർ i ആൻഡ് ക്ലിക്ക് ഒക്

യൂസർ inputസ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ് i askകമാൻഡ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ യൂസറിനോട് ഇൻപുട്ട് ആവിശ്യപ്പെടുന്നു
enter കൊടുക്കുക ഫോണ്ട്സൈസ് സ്പേസ് 28 ഫോണ്ട്സൈസ് പ്രിന്റ് ഉപയോഗിക്കുന്ന ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യുന്നു Fontsizeഅക്കം inputആയി സ്വീകരിച്ച് pixelസെറ്റ് ചെയ്യുന്നു പ്രിന്റ് ii പ്രിന്റ് iiഅക്കത്തിന്റെ വർഗം കണ്ട് പ്രിന്റ് ചെയ്യുന്നു enterപ്രസ് ചെയ്യുക
സ്പ്രൈറ്റ്ഹൈഡ് spritehideടർട്ടിൽ നെ ക്യാൻവാസിൽ നിന്ന് മറയ്ക്കുന്നു
ഇപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യാം എഡിറ്ററിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുവാനായി ടൂൾ ബാറിൽrun ക്ലിക്ക് ചെയ്യുക എക്സിക്യൂഷൻ speedന്റെ ഒരു ലിസ്റ്റ് കാണുന്നു ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് സ്ലോ സ്ലോവർ സ്ലോവെസ്റ്റ് step by സ്റ്റെപ്
കോഡ് slowസ്പീഡിൽ റൺ ചെയ്യാം ഒരു ഇൻപുട്ട് ബാർ കാണുന്നു 15കൊടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക 15ന്റെ വർഗം 225ക്യാൻവാസിൽ കാണുന്നു ഒരു അക്കത്തിന്റെ ഏതെങ്കിലും ഒരു പവർ കാണുന്ന പ്രോഗ്രാം നോക്കാം ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു പ്രോഗ്രാം കാണാം textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
നിങ്ങൾ ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ editorൽ കോപ്പി ചെയ്യുക പ്രോഗ്രാം ടെക്സ്റ്റ് zoomചെയ്യാം പ്രോഗ്രാം വിശകലനം ചെയ്യാം സൈൻ അതിന് ശേഷമുള്ള വാക്യത്തെ കമന്റ് ചെയ്യുന്നു resetകമാൻഡ് turtleനെ ഡിഫാൾട്ട് പൊസിഷനിൽ കൊണ്ടു വരുന്നു യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസാണ് i n ആസ്ക് കമാൻഡ് വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ യൂസറിനോട് inputആവിശ്യപ്പെടുന്നുenter കൊടുക്കുക
ഫോണ്ട്സൈസ് 28 പ്രിന്റ് ഉപയോഗിക്കുന്ന ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യുന്നു ഫോണ്ട് സൈസ് അക്കം inputആയി സ്വീകരിച്ച് പിക്സൽ സെറ്റ് ചെയ്യുന്നു പ്രിന്റ് iന്ഒരു അക്കത്തിന്റെ n ത് powerകണ്ട് പ്രിന്റ് ചെയ്യുന്നു spritehideടർട്ടിൽ നെ ക്യാൻവാസിൽ നിന്നും മായിക്കുന്നു പ്രോഗ്രാം runചെയ്യാം iക്കായി 5 അടിച്ച് okക്ലിക്ക് ചെയ്യുക nനായി 4അടിച്ച്okക്ലിക്ക് ചെയ്യുക
ഇതിന്റെ ഭലം 625ക്യാൻവാസിൽ കാണിക്കുന്നു ഒരു അക്കത്തിന്റെ വർഗ മൂലം കാണുന്നതിനായി പ്രോഗ്രാമിൽ എസ്ക്യൂആർടി ഫങ്ഷൻ ഉപയോഗിക്കാം എഡിറ്ററിൽ നിന്ന് കോഡ് കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ വയ്ക്കുന്നു ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ എഡിറ്ററിൽ കോപ്പി ചെയ്യുക അല്പം മങ്ങിയിരിക്കുമെങ്കിലും പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്യുന്നു ഇപ്പോൾ കോഡ് വിശദികരിക്കാം signഅതിന് ശേഷമുള്ള വാക്യത്തെ കമന്റ് ചെയ്യുന്നു റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് i ഫോണ്ട്സൈസ് 28 പ്രിന്റ് ഉപയോഗിക്കുന്ന ഫോണ്ട് sizeസെറ്റ് ചെയ്യുന്നു പ്രിന്റ് എസ്ക്യൂആർടി iഒരു അക്കത്തിന്റെ വർഗ മൂലം പ്രിന്റ് ചെയ്യുന്നു spritehideടർട്ടിൽ നെ ക്യാൻവാസിൽ നിന്ന് മായിക്കുന്നു പ്രോഗ്രാം റണ് ചെയ്യട്ടെ iയ്ക്കായി 169enterചെയ്ത് okക്ലിക്ക് ചെയ്യുക
ക്യാൻവാസിൽ 169 ന്റെ വർഗ മൂലം 13 കാണുന്നു വീണ്ടും റണ് ചെയ്യാം iയ്ക്കായി 169enterചെയ്ത് okക്ലിക്ക് ചെയ്യുക
നെഗറ്റീവ് അക്കംഎന്റർ ചെയ്യുകയാണെങ്കിൽ output nanആണ് അതായത് നോട്ട് a നംബർ കാരണംനെഗറ്റീവ് അക്കത്തിന്റെ വർഗ മൂലം റിയൽ നംബർ അല്ല അടുത്തതായി പ്രോഗ്രാമിലൂടെ ഒരു പോസിറ്റീവ് അക്കത്തിന്റെ ഘനമൂലംകാണാം എഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുക ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ എഡിറ്ററിൽ കോപ്പി ചെയ്യുക അല്പം മങ്ങിയിരിക്കുമെങ്കിലും പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്യുന്നു പ്രോഗ്രാം വിശദികരിക്കാം signഅതിന് ശേഷമുള്ള വാക്യത്തെ കമന്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇത് ഒറ്റ വരിയിലുള്ള കമന്റ് ആണ് എല്ലാ കമന്റിന് മുന്നിലും ഒരു അടയാളം വേണം റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു

ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു